ഹാലോ നമസ്കാരം രാഹുൽ ആ എന്തൊക്കെ ഉണ്ട് വിശേഷം ഓ വളരെ നല്ല വിശേഷം ഞാൻ ഒരു യാത്രക് പുറപ്പെടാൻ നിക്കുകയാണ്‌ അടുത്ത ആഴ്ച ഞാൻ ഒരു യാത്ര പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് നിന്നെ ഒന്ന് വിളിച്ചതാണ് ഞാൻ

സുഖായിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അടുത്ത ആഴ്ച വർക്കലക്ക് പോവുകയാണ് നീ വർക്കലയിൽ പോയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിന്നോട് അവിടത്തെ വിശേഷങ്ങൾ ഒക്കെ ചോദിക്കാം വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്

ആ കടലും പിന്നെ കടലിന്റെ മേലെ മലമുകളിൽ നിന്നുള്ള കടലിൽക്കുള്ളൊരു ദൃശ്യമാണ് നമുക്ക് വർക്കലയിൽ നിന്നും കിട്ടുന്നത്. പുറം രാജ്യങ്ങളിൽ ചെന്നപോലെ അല്ലെങ്കിൽ നമ്മടെ ഭാരതത്തിലെത്തന്നെ ഗോവ പോലത്തെ സംസ്ഥാനങ്ങളിൽ ചെന്നപോലത്തെ ഒരു ഒരു ഇതാണ് നമുക്ക് അവിടെ വർക്കലയിൽ നിന്നും കിട്ടുന്നത്. അതെ അതേ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ചെറിയൊരു ഗോവയാണ് ഗോവയിൽ ചെന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് എന്ന് എന്നൊക്കെ ഞാൻ പലരിൽ നിന്നും കേട്ടു നീ പോയതും അതിൻ്റെ കൂടുതൽ വിവങ്ങളും എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ ആ അതെ അതെ. ഇപ്പോ വർക്കലയിൽ ആണെങ്കിൽത്തന്നെ ഇപ്പോ ആ ബാക്കി

കടലും കണ്ടിട്ട് വേണമെങ്കിൽ തിരിച്ച് വരാവുന്നതാണ്. പിന്നെ വർക്കലയിൽ കുറേ അധികം കടകളും പിന്നെ പുറത്തൊക്കെ പോലെ നമുക്ക് മദ്യവും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന കടകൾ ബീ ഈ കടലിന്റെ

ഓ അതേ അതേ ഞാൻ ഒരുപാട് പടങ്ങളിൽ ഒക്കെ കണ്ടിട്ടുണ്ട് പടങ്ങളും മറ്റുമൊക്ക കണ്ടിട്ടുണ്ട് അപ്പൊ ഈ മാസം വർക്കലയിൽ പോകാനാണ് തീരുമാനിച്ചത് കഴിഞ്ഞ മാസം ഞാൻ വായനാടായിരുന്നു

ആഹാ വയനാടൊക്കെ പോയിട്ടുണ്ടോ? വയനാടൊക്കെ വയനാട് രണ്ടും നേരിയൊരു 02:2502.30 എന്താണ് വേറെ വേറെ സ്ഥലങ്ങളാണല്ലോ? വിപരീതമായ സ്ഥലങ്ങളാണല്ലോ? വയനാട് എന്ന് പറയുന്നത് ഒരു മലമുകളിലും ആ വർക്കല എന്ന് പറയുന്നത് ഒരു കടലും

ആ അതേ അതേ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതായത് ഒരു തവണ പോയതിൽ നിന്നും വ്യത്യസ്തമായ ഒരു തികച്ചും വ്യത്യസ്തമായൊരു സ്ഥലത്തേക്കാണ് പിന്നീടു ഞാൻ യാത്ര ചെയ്യുന്നത് നീ ഈ അടുത്ത് വല്ലോം യാത്ര ചെയ്യാൻ

ആ ഞങ്ങളീ അടുത്ത് ഇരുചക്രവാഹനങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും വൈ രാത്രി ഒരു ദിവസം ഈ ഇടുക്കിയിലെ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു.

ഇടുക്കിയും മൂന്നാറൊക്കെ പോയി വളരെ നല്ലൊരു അനുഭവം ആയിരുന്നു അത്. രാത്രി ഞങ്ങൾ ഇരുചക്രവാഹനങ്ങളിൽ രണ്ട് പേരും ചേർന്ന്

നമ്മൾ സ്വന്തമായി ഒരു രസമായിരുന്നു അത് വളരെ അതേ അതേ ഞാൻ ഇരുചക്ര വാഹനത്തിൽ ഇതുവരെ നീണ്ട യാത്രകൾ ഒന്നും പോയിട്ടില്ല ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇരുചക്ര വാഹനത്തിൽ പോയിട്ടുള്ളത് എനിക്ക് അതികവും പൊതു ഗതാഗതത്തിൽ പോകാനാണ് താല്പര്യം

ആ അത് രസമാണ്. പക്ഷേ, ഇരുചക്രവാഹനങ്ങളിൽ പോവുമ്പോ നമുക്ക് ഇപ്പോ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് വേണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ഥലങ്ങളിൽ പോയി കാണാം. ഇപ്പോ പെട്ടെന്ന് ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക ആ സ്ഥലങ്ങളും പിന്നെ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് വെറുതെ ഇരുചക്രവാഹനങ്ങൾ ഓടിച്ചുപോകാൻ തന്നെ വളരെ നല്ല രസമാണ്. നമ്മൾക്ക് ഒന്നും അറിയണ്ടായിരിക്കില്ല പക്ഷേ ഇങ്ങനെ ഓരോ വളവും തിരിവും ചുമ്മാ ഓരോ വഴികളൊക്കെ കേറിചെല്ലുമ്പോൾ അല്ല ഇപ്പോ നമ്മള് ചിലപ്പോ നല്ലൊരു സ്ഥലത്തിക്കൊക്കെ എത്തിക്കപ്പെടും. അതേ അതേ ശരിയാണ് ശരിയാണ് ആ പക്ഷേ എനിക്ക് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ ചെറിയൊരു പേടി ഉള്ളതുകൊണ്ടാകും ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ലാത്തത് പോയിട്ടില്ലാത്തത് പിന്നേ

ഉം പേടിക്കാൻ മാത്രം അവിടെ ഒന്നും ഇല്ലവേ. ഒരു പക്ഷെ ചിലവർക്ക് പേടിയുണ്ടാവും. ശരിയാണ് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ആ അതേ അതേ അതേ അതേ ശരിയാണ് ഞാൻ

പിന്നെ ഈ കേരളത്തിന്റെ പുറത്തേക്ക് അധിക മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടോ? ആ ഞാൻ ഒരു ഒന്നു രണ്ടു വർഷം മുമ്പ് ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ആ അതേ അതേ ഗോവ എനിക്ക് വളരെ ഒരു വ്യസ്ത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് തോന്നിയത് അവിടത്തെ ഭക്ഷണമാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്

ഭക്ഷണവും പിന്നെ ഒരുപാട് പുര പുരാവസ്തു കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ അതേ അതേ അതേ അതെ അതെ. കുറേ അധികം പള്ളികളൊക്കെ ഉണ്ട്. ഇപ്പോ അത് പഴയ ജൂതന്മാരുടെയും പള്ളി മറ്റ് പള്ളികളും

ഭക്ഷണവും പിന്നെ ഒരുപാട് പുരാവസ്തു കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലവുമാണല്ലോ അതേ അതേ അതേ അതേ അതേ അവിടെ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പോലും അതിൻറെതായിട്ടുള്ളൊരു തനതായ ഭംഗി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ആ എനിക്ക് വളരെ അതികം ഇഷ്ടമായ ഒരു യാത്രയാണ് ഗോവയിൽ പോയത് പിന്നെ ഞാൻ അടുത്ത വര്ഷം കുറച്ചുംകൂടെ കൊല്കത്തയിലേക്കുമൊ മറ്റും പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു

കൊൽക്കത്തയിൽ എനിക്കും പോണം എന്നൊരു ആഗ്രഹം ഉള്ളൊരു പട്ടണം ആണ് കൊൽക്കത്ത. എന്തോ പണ്ട് മുതലേ കേൾക്കുമ്പോൾ പണ്ടേ അമ്മ അവിടെ പഠിച്ചേ. അപ്പോ അമ്മ അവിടെ അമ്മ പഠിച്ചിരുന്നത് അവിടെ അമ്മ വിവരിച്ചു തന്ന കൊൽക്കത്തയിൽ എനിക്ക് കൊൽക്കത്ത ഒന്ന് കാണണം എന്നുണ്ട്. അതേ അതേ ശരിയാണ് കൊൽക്കത്ത അതേ മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമകളിൽ കൊൽക്കത്തയെ പാറ്റി പറയുമ്പോഴും അല്ലെൻകിൽ അങ്ങനെ പല സിനിമകളിൽ കൂടെ ചലച്ചിത്രങ്ങളിലൂടെ ഇങ്ങനെ കൊലകത്തെ കാണുമ്പോൾ ഉണ്ടായ ചെറിയൊരു ആഗ്രഹമാണ് പിന്നെ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ കൊൽക്കത്തയിൽ യാത്ര ചെയ്തെന്നുള്ള ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഒക്കെ കൊല്കത്തയിലേക്കുള്ള ഇഷ്ടം കൂടി കൂടി വരുകയാണ് ഇതിപ്പോൾ കൊല്കത്തയിലേക്ക് പോകാനാണ് ഈ

വേനൽ അവധിയിൽ കൊൽക്കത്തയിലേക്ക് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് അതെ കൊൽക്കത്ത എന്തായാലും എനിക്കും പോണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളൊരു പട്ടണം തന്നെയാണ്. തൽക്കാലം കുറേ സ്ഥലങ്ങളുണ്ട് കൊൽക്കത്ത മറ്റേ ഹൗറാപ്പാലം അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ

ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെ അമ്മ അവിടെ തൊണ്ണൂറുകളിൽ പഠിച്ചിരുന്ന ആ വർക്ക് ചെയ്ത് ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ വരെ അത് അവിടെ ഉണ്ടായിരുന്നു. നമ്മടെ കേരളത്തിൽ അത് ഇപ്പോ പോലും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും അതേ അതേ ആ ആ

അതിൽനിന്ന് മാത്രം കണ്ടിരുന്ന ചില സാധനങ്ങൾ നമ്മള് നമ്മടെ രാജ്യങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു അതും പണ്ട് മുതലേ ഉണ്ട് പറയുമ്പോതന്നെ ഒരു കൗതുകമുണ്ടായിരുന്നു. അതേ അതേ ഒരു കൗതുകം തീർച്ചയായിട്ടും ഞാനും ഇതേപോലെ കൊൽക്കത്തയിൽ പോകണം എന്നു പിന്നെ അവിടത്തെ ഭക്ഷണ രീതിയെ പറ്റി ഭക്ഷണത്തെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ അതായത് കേരളത്തിലെ പോലെ ചെറിയൊരു ഭക്ഷണരീതിയാണ് എന്നാൽ തികച്ചും വ്യത്യസ്തവും ആണെന്ന് കേട്ടിട്ടുണ്ട് കാരണം അവിടെയും മീനും മൽസ്യം കഴിക്കുന്ന ആൾക്കാരും വളരെ അതികം കൂടുതൽ ആണ് മൽസ്യത്തിലെ ഒരുപാട് വിഭവങ്ങൾ അവർക്കും ഉണ്ടെന്നു ഞാൻ കേട്ടിട്ടുണ്ട്ഞാൻ ഒരു എനിക്ക് മൽസ്യം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്

അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെയും ഒരു ഇത് പിന്നെ അവിടെ ഇഷ്ടം പോലെ മധുര പലഹാരങ്ങളും ഒരുപാട് ഉണ്ട് അപ്പോൾ അതും എല്ലാം കഴിച്ചു നോക്കണം എന്നും ആഗ്രഹമാണ്

അതെ അതെ. കൊൽക്കത്ത എന്തായാലും നമുക്ക് രണ്ട് പേർക്കും പോവാൻ താല്പര്യമുള്ള ഒരു സ്ഥലവും പട്ടണവും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഇപ്പോ പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ചെറുപ്പ ചെറുപ്പ കാലങ്ങളിൽ എന്റെ അച്ഛൻ ദുബായിൽ ആയിരുന്നു ജോലി ചെയ്തത് അപ്പോൾ ഒന്ന്, രണ്ട് തവണ വേനൽ അവധിക്ക് പോയിട്ടുണ്ട് പക്ഷേ അതും ഒരു ഒന്ന്, രണ്ട് താരങ്ങളിൽ

പഠിക്കുമ്പോൾ ആണ് പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒത്തിരി വലിയ ഓര്മ ഒന്നും ഇല്ല അതേ അതേ അതേ അതേ പിന്നെ ആ പണ്ട് എടുത്ത പടങ്ങൾ ഒക്കെ കാണുമ്പോൾ ആണ് ഓ ഇങ്ങനെ ഒക്കെ ഞാൻ പോയിട്ടുണ്ടല്ലേ എന്ന് ഞാൻ മനസിലാക്കുന്നത് ഓഹോ ഓർമ്മകൾ അധികം ഓർമ്മ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല ല്ലേ?

ശരിയാ ഉം അതെ എന്റെ ഓർമ്മയിലും ഡൽഹി ഡൽഹിയൊക്കെ അങ്ങനെയാ. ഓ അതേ അതേ അതേ ആ ഡൽഹിയിൽ ആണോ താങ്കൾ ജനിച്ചതും വളർന്നതും ഒക്കെ

രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ വളർന്നത് ഡൽഹിയിലാണ്.

അതേ അതേ പണ്ടത്തെ ഈ പടങ്ങൾ ഓകെ കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒക്കെ ആയിരുന്നു അല്ലെ എന്നു നമുക്ക് ശരിക്കും ഒരു ഓർമ വരുന്നത് ഈ പടങ്ങൾ ഓകെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ

പടങ്ങൾ എടുക്കുന്നത് നമ്മൾ ഇപ്പോൾ തിരികെ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് ഓ നമ്മുടെ മനോഹരമായ ഒരു കുട്ടികാലമാണ് അവിടെ എന്ന് നമുക്ക് എനിക്ക് പലപ്പോഴും അത് തോന്നാറുണ്ട് തങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുന്നു

എനിക്ക് തോന്നുന്നു ഈ പഴ പഴയ യാത്രകൾ യാത്രകൾ പോയപ്പോഴാണ് നമ്മൾ കൂടുതലും ഇതേപോലത്തെ ചിത്രങ്ങളും പടങ്ങളും എടുക്കാറ്. അതാണ് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ഉള്ള ഓർമ്മകളെ

അതേ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴത്തെ പോലെ എല്ലാവരുടെ കൈയിൽ യന്ത്രവും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇതുപോലെ ഉള്ള പലപ്പോഴും പോകുന്ന യാത്രകളിൽ എടുക്കുന്ന കുറച്ച് ഒന്ന്, രണ്ട്

പടങ്ങൾ ആയിരിക്കും ആൾക്കാർ ഇപ്പഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇഷ്ടംപോലെ പടങ്ങൾ

പഴയ മറ്റേ പോപ് ചിത്രം എടുക്കുന്ന ആ യന്ത്രമൊക്കെ

അങ്ങ് നന്നായാ നന്നായി ഇല്ലെങ്കിൽ പോയി

അതേ അതേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പിന്നെ മാർച്ചില് അതേ അതേ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ശനി, ഞായർ ദിവസങ്ങളിൽ പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്

ഈ വർക്കല യാത്ര എന്നാ പോകുന്നത്. ഈ അടുത്ത ആഴ്ച്ച പോവോ? അപ്പോൾ ഇപ്പോൾ അവിടെ ചെറിയ മഴ ഒക്കെ ഉണ്ടെന്ന് കേട്ടു ആ ആപ്പോ അതിനെ പറ്റി ഒക്കെ ആലോചിച്ചിട്ട് ഈ യാത്ര നീട്ടി വെക്കണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ മഴ ഒരു ഭംഗി ആണല്ലോ ഓ അതെയോ ഓ

ഞങ്ങൾ വർക്കല പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അവിടെ ആയിരുന്നില്ല അതിന്റെ പ്രധാന കാലഘട്ടം. അപ്പോൾ ആൾക്കാരൊക്കെ വളരെ അധികം പ്രഭുവും അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാര് വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ ഗോവയിൽ പോയപ്പോഴും. അതേപോലെ തന്നെ

ആ മൊത്തത്തിൽ മഴയായിരുന്നു. ഇപ്പോ ഗോവയും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒന്നുംകൂടി ഗോവയും ഒന്നൊക്കെ കാണണം എന്നുണ്ട്. ഓ അതേ ഓ അതേ അതേ ആ ഞാൻ ഇതേ പോലെ വയനാട് പോയപ്പോൾ വളരെ അതികം ഭയങ്കര മഴ ആയിരുന്നു അവിടെ ആ മഴ ശരിക്കും ചെറിയൊരു പ്രശ്നം ഒക്കെ ഉണ്ടായി ഞങ്ങൾക്ക് ഞങ്ങളെ പൊതു ഗതാഗതം ഗതാഗതത്തിൽ ആണല്ലോ പോയത് അപ്പോൾ എത്തിപെടാനും പിന്നെ അവിടുന്ന് ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ കുറച്ച

പാട് പെട്ടു എന്നാലും അതും എല്ലാം ഒരു അനുഭവം ആയിട്ട് ആണ് ഞാൻ കരുതുന്നത് നല്ലൊരു ഓർമ്മയായിട്ട് ഇപ്പോഴും തുടരുന്നു

വയനാട് കാണാൻ മേടം തന്നെയാണ് രസം. കാരണം ആ മഴയത്ത് ആ മഞ്ഞുമൂടിയ വയനാട് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ ആണ്. അതേ അതേ അതേ അതേ അത് ശരിയാണ് വയനാട് ഇതുപോലെ ഒന്ന്, രണ്ട് തവണ ഇതിനു മുമ്പും പോയിട്ടുണ്ട് പക്ഷേ മഴയത് ഉള്ളൊരു ഒരു യാത്ര അത് ആരാധ്യമായിട്ട് ആയിരുന്നു വളരെ ഇഷ്ടമായി മഴയത്ത് ഒരു പ്രത്യേക താരമായിട്ടുള്ള ഒരു ഭംഗിയാണ് അതിന് മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഭംഗിയാണ് എനിക്ക് തോന്നിയത് അതേ അതേ

ആ വയനാടിന്റെ ചെ ഇപ്പോ നമ്മളാ ചുരം കേറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് അടിക്കാ മ ആ കാലാവസ്ഥ മാറുന്നത് തന്നെ നമുക്ക് അറിയാൻ പറ്റും വയനാട് നമ്മൾ കേറി ചെല്ലുമ്പോൾ തന്നെ. വളരെ അതേ അതേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ഒരു വേറൊരു അനുഭവം തരുന്നൊരു സ്ഥലമാണ് വയനാട്. വയനാടിന്റെ ചുര ചുരങ്ങളാണെങ്കിലും ഈ ചുര ചുരങ്ങളിലെ മേലെ നിന്നുള്ള കാഴ്ചകളാണെങ്കിലും ഓ നമുക്ക് അവിടെ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ ആ മലകളും എല്ലാംകൂടി കാണുമ്പോൾ അതേ അതേ വേറെ ഏതോ ഒരു ലോകം അങ്ങനെ ഒരു

യാത്ര ചെയ്‌തില്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് ഇടുന്ന മാലിന്യങ്ങൾ ഒക്കെ ആ പ്രകൃതിക്കും ആ സ്ഥലത്തിനും ഒക്കെ ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ആണ് അപ്പോൾ നമ്മൾ അതൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് തങ്ങൾ അങ്ങനെ ഒക്കെ അതേ അതേ

യാത്രക്കാര് അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.

കൊട്ട ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഈ മാലിന്യങ്ങളും എല്ലാം ആ ഇതാക്കാൻ നോക്കണം. അല്ലാണ്ട് കണ്ട സ്ഥങ്ങളിലൊന്നും വലിച്ചെറിയാണ്ട്

അതേ അതേ അതേ ഞാനും ഞാനും ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട് ആ അതിന്റെ കൂടെ ആൾക്കാർ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവരോടും ഉത്തരവാദിത്തമായിട്ട് പെരുമാറാൻ ഞാൻ പലപ്പോഴും ആഹ്യാനം ചെയ്യാറുണ്ട് കാരണം

നമുക്ക് ഇനിയും നമ്മടെ മറ്റ് തലമുറകൾക്കും അതേപോലെ നമ്മടെ ഒപ്പം ആ ജീവിക്കുന്ന ആൾക്കാർക്കും പോയി ഇനി കാണേണ്ട സ്ഥലങ്ങൾ തന്നെ ആണ് അത്. ആ നമ്മൾ അനുഭവിച്ച ആ അനുഭവം അവരും അനുഭവിക്കേണ്ടത് തന്നെ ആണ്. അപ്പോ അതിനുള്ള അവസരം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയും വേണം. നമ്മളായിട്ട് അത് ഇല്ലാണ്ടാക്കിയോ നമ്മളുടെ മാലിന്യങ്ങൾ കൊണ്ട് അത് നശിക്കുകയോ ഒരിക്കലും ആവരുത് അത്. അതേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഇതേപോലെ കഴിഞ്ഞ മാസം നീലക്കുറിഞ്ഞി പൂത്ത സമയത്ത് പാത്രത്തിൽ ഒക്കെ അതിനെകുറിച്ച് ഒരുപാട് വിവരം ഒക്കെ കണ്ട ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്തു എന്ന് കേട്ടു പക്ഷെ എന്നാൽ അവിടെ എത്തിയ ആൾക്കാർ ഒക്കെ

അവിടെ അസംസ്കൃതമായിട്ടുള്ള മാലിന്യങ്ങൾ ഇവിടെ കുപ്പികൾ ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു രീതിയിൽ ആണ്

ആ നീലകുറിഞ്ഞി ഒക്കെ. ഉം പിന്നെ അവിടെ ആൾക്കാര് ചെല്ലുമ്പോൾ നീലകുറിഞ്ഞി പറിച്ച് അവർ കൊണ്ടുപോകുന്നത് കാരണം അവിടെ രണ്ടായിരം ആ സ്ഥലത്തെ ഇട്ടിട്ടുപോയത് എന്ന് ഒക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടു പക്ഷേ അതിന് ശേഷം വേറെ ആൾക്കാർ വന്നു വൃത്തിയാക്കി എന്നും കേട്ടു ഉത്തരവിധിയാം ഉള്ള ആൾക്കാർ ആണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വേണ്ടത് യാത്ര ചെയ്യുമ്പോൾ ആണെങ്കിലും അല്ലാണ്ട് ആണെങ്കിലും

ഉം അവിടെ രണ്ടായിരം രൂപ അടക്കം പിഴ കൊടുത്തിരുന്നു. നീലകുറിഞ്ഞി പൂവ് പറിക്കുന്ന ആൾക്കാർക്ക്. അതെട്ടോ അത്രയും അധികം ആൾക്കാര് വന്ന് പറി പൂക്കൾ പറിച്ച് ഇപ്പോ മറ്റുള്ളവർ കാണേണ്ട അവസ്ഥയിൽ വക്കാതെ അവർ വരുന്നു പൂ പറിക്കുന്നു പോകുന്നു എന്ന രീതിയിൽ ആയിരുന്നു അവിടെ നടന്നോണ്ടിരുന്നത്. അതേ ഈ രണ്ടായിരം രൂപ പിഴയുടെ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അത് ശരിയാണ് അത് തികച്ചും നമ്മൾ സ്വാർത്ഥരായിട്ട് നമ്മൾ മാത്രം കണ്ട് അല്ലെങ്കിൽ നമ്മൾ വന്ന് പറിച്ചോണ്ട് പോകാനാണെങ്കിൽ അവിടെ ബാക്കി എത്തുന്ന ആൾക്കാർ എന്താ മണ്ടന്മാർ ആണോ

അതെ അതെ ഇവർ ഒരുമാതിരി മറ്റിടത്തെ പരിപാടി ആയിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒക്കെ ചെന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ വളരെ അധികം മോശമാണ് അത്. അതേ അതേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ താങ്കളോട് ഇത്രയും നേരം വളരെ പെട്ടന്ന് സമയം പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്‌ട്ടാ നിങ്ങളോട് ഇത്രയും അതികം നേരം യാത്രയെ പറ്റി സംസാരിച്ചതിൽ എനിക്ക് വളരെ അതികം സന്ദോഷം തോന്നുന്നുണ്ട് കാരണം ഞാൻ അറിയാത്ത അതേ അതേ

സന്തോഷവും അതായത് നല്ലൊരു യാത്ര ആയിരിക്കട്ടെ നല്ല അനുഭവങ്ങളും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുവാനും നല്ലൊരു അനുഭവം ജീവിതത്തിൽ തരട്ടെ എന്ന് ഞാനും അതേ അതേ താങ്കളും എന്നെ പോലെ യാത്രകളിൽ ഒക്കെ ഒരുപാട് സന്തോഷവും പുതിയ പുതിയ കൗതുകങ്ങൾ നിറഞ്ഞ ഒരു

യാത്ര ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ശരി എന്നാൽ അതേ അതേ അതേ അതേ തീർച്ചയായിട്ടും ആ നമുക്ക് തീർച്ചയായിട്ടും ഒരു യാത്ര അടുത്ത ഒരുനാൾ നമുക്ക് ഒരു നമുക്കൊരുമിച്ചൊരു യാത്ര പോവാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നോടുണ്ട്.

തീരുമാനിക്കേണ്ടതുണ്ട് എന്നാൽ ശരി സംസാരിച്ചതിന് വളരെ അതികം സന്തോഷം